ആ മറ്റെ മുത്തൂറ്റിന്റെ ലോൺ അടച്ചായിരുന്നോ?

അവിടുന്ന് വിളിച്ചിരുന്നു. അപ്പൊ നമ്മടെ ജോയിന്റ് ജോയിന്റ് ആയിട്ട്ള്ള ആ ലോണില്ലെ അതിന്ന് വിളിച്ചായിരുന്നൂന്ന് പറഞ്ഞു. ഉം അവര് വിളിക്കാറ്ണ്ട് എടക്കിടക്ക് പൈസ അടച്ചിട്ട് കൊറേ നാളായി. പലിശ കയറുന്നുണ്ട്.

മുത്തൂറ്റ്, ഇസാഫ്, ആശിർവാദ്, സ്പന്ദനം. നാലെണ്ണത്തില്ണ്ട്ല്ലെ അപ്പൊ നിങ്ങളെങ്ങനേപ്പോ. ഏറ്റവും ഏ ഏറ്റോം പലിശ കൂടുതല് സ്പന്ദനക്കാണ്. അതെ എത്രയാ പലിശ വരുന്നത്? പത്ത് ശതമാനം ചാര് ജോ?

അപ്പൊ എന്ന് എങ്ങനെ ഇതൊക്കെ അടക്ക്ണത് ഈ വീട്ടമ്മമാര് ക്ക് എവിടുന്ന ജൊലിയൊക്കെണ്ടോ? ഇപ്പ ജോലിയില്ലല്ലോ. അതാണ് മെയിന്‍ പ്രശ്നം. അത് വരെ നമുക്ക് ഒരു കൊറോണ ടൈം വരെ ക്രിത്യമായിട്ട് അടച്ച് പോയീന്നു കാര്യങ്ങള് ഏ കൊറോണയൊക്കെ വന്നെന ശെഷം ജൊലിയില്ലായ്മ അതിന്റെ കാര്യങെളെല്ലാം കൂടിയായപ്പോയത്തേക്കും ഏ അടവ് മൊടങ്ങി.

ആ പട്ടിക്കാട് സംഭവം കേട്ടായിരുന്നൊ? ഇന്നലെ ഒരു വീട്ടമ്മന്റെ വീട്ടില് ഏതൊ ഒരു ഫിനാൻസ്ക്കാര് വന്ന് ഇരുന്ന് ഭീഷണിപ്പെടുത്തി. ആ അത് ഇസാഫല്ലെ?

ഇസാഫന്നെ ഏതാന്നാവൊ കെട്ടിരുന്നു ഞാൻ വാർത്ത കണ്ടിരുന്നു മറന്നു പോയി. ആ ഗുണ്ടകള് കേറി ഏ അവരെ വീട്ടിലിരുന്നു ഭീഷണിപ്പെടുത്തി എന്നൊക്കെ പറയണ കേട്ടു.

എന്നിട്ടാ വീട്ടമ്മ ആത്മഹത്യക്ക് ശ്രമിച്ചു. ഉം ഉം നമ്മളൊക്കെ ആത്മഹത്യടെ വക്കിലാണെ.

ഏ അവര് വിളിച്ച് കൂടുതലും നമക്ക് ഏ പ്രശ്നം ഇതാണ് നമ്മളൊരു ഗ്രൂപ് ഉണ്ടാവും ആ ഗ്രൂപ്പിന് മെയിന്‍ ആയിട്ടൊരാളായിരിക്കും പൈസ പിരിക്കാനായി ഇരിക്കുന്നത് അവർക്ക് ഭയങ്കര പ്രഷർ പ്രഷറാ അവര് വിളിച്ച് നമ്മളെ അപമര്യ അപമര്യാദയായിട്ടൊക്കെ സംസാരിക്കെ ചെയ്യും.

അതെയോ എന്താ പറയണേ അവര്. വേടിക്കാൻ നേരത്ത് നീ ഓർത്തില്ലെ അങ്ങനല്ലേ ഏ പിന്നെന്തൂട്ടാ ഉം ഓരോന്നൊക്കെ പറയണ കേട്ട സഹിക്കില്ല അന്നേരം നമുക്ക് ആത്മഹത്യ ചെയ്യാൻ തോന്നും അത് പോലെയാ അവരെ ട്ടോർച്ചറിങ്. കേസ് കൊടുക്കുന്നൊക്കെ കേസാവോ അത് കേസില് പെട്ട ആരെങ്കിലുണ്ടോ അവിടെ. കേസ് കേസാക്കിയിട്ടില്ല ഇത് വരെ അതായത് അറിയത്തില്ല കേസായ ഒരാളുണ്ടായിരുന്നു ആളത് നടന്ന് എങ്ങനെയോ അത് ക്ലോസ് ചെയ്തു മൊത്തം. അതില് ക്ലോസ് ചെയ്താലും പിന്നെ ഒരു പ്രശ്നമുള്ളത് എന്താന്ന് വെച്ചാല് ഇവര് നമ്മടെ ലോൺ തിരിച്ചടച്ച് നമ്മളത് ക്ലോസ് ചെയ്തുന്നുള്ളത് സംഭവം ആ സർട്ടിഫിക്കറ്റ് ഇതാക്കില്ല. ഏ കാരണം എന്താന്ന് വെച്ച അതില് വരുന്ന പ്രശ്നം എന്താന്ന് വെച്ച നമുക്ക് മറ്റൊരു ലോൺ എടുക്കാൻ ചെല്ലുംമ്പോ നമ്മളത് പെന്റിങ്ങ് കാണിക്കും.

ആ അവരത് ചെയ്യാത്തതാണ് പ്രശ്നം നമ്മളിപ്പൊ ഒരു ലോൺ അടച്ചോണ്ടിരുന്ന അത് കേസ് നമ്മളെ ലോണടവ് മൊടങ്ങി അത് കേസായി കഴിഞ അവര് ചെയ്യുന്ന പണിയാണത്. ഏ നമ്മള് ലോൺ ക്ലോസിയ്യുമ്പം നമ്മടെ ആ പ്രശ്നം പരിഹരിച്ച് തരണ്ടത് ഈ ലോൺ തന്നവരാണ്. അവരത് ചെയ്യാണ്ടെ ഇടും. അതിന്റെയിത് ക്രിത്യമായിട്ട് എനിക്ക് പറഞ് തരാൻ എനിക്കറിയില്ല. പക്ഷെ അങ്ങനെ ഒരു സംഭവണ്ടായി. എന്നിട്ട് പിന്നെ അവര് നടന്ന്.

അല്ല അപ്പഴ് ഇത് സിബിൽ സ്കോറിനെ ബാധിക്കൂലെ നമുക്ക് ഒരു സാധനം എടുക്കാൻ പറ്റാതാവില്ലേ. ഇല്ലില്ല അത് ആധാറ് ആധാർ വെച്ചല്ലെ എല്ലാം ചെയ്യുന്നത് നമ്മടെ ആധാർ നമ്പർ അടിച്ച് കഴിയുമ്പം നമ്മടെ ലോണും പെൻഡിങ്ങും എല്ലാം കാണിക്കും.

ആ പെൻഡിങ്ങ് കെടക്കുന്നത് കൊണ്ട് സിബിൽ സ്കോർ പോവുല്ലെ?

ആ അപ്പതെന്താ അപ്പൊ ലോൺ ക്ലോസ് ചെയ്ത് കഴിയുമ്പോ അവിടുന്ന് രെജിസ്റ്ററൊന്നും രെസീതൊന്നും വാങ്ങില്ലെ? രജിസ്റ്റർ ചെയ്യുന്നതല്ല അവരത് നെറ്റില്‍ തന്നെ അത് കണക്ട് ശെരിയാക്കിടണം നമ്മടെ ആധാർ നമ്പർ.

അത് നോട്ട്‌ ക്ലിയർ പക്ഷെ അവരത് ശെരിയാക്കി തരാത്തോണ്ടാണ് നമ്മുക്ക് നമ്മ ഇപ്പൊ ഞാനെന്റെ ലോൺ ക്ലോസീതാൽ അവരത് മാറ്റി തരണം. നമ്മുടെ പെന്റിങ്ങ് എല്ലാം മാറ്റി ക്ലിയർ ചെയ്തൂന്നുള്ളൊരു സംഭവെന്തോ എന്തോ ഒരിതുണ്ട് അത് ചെയ്ത് തരണം.

ഉം അതെന്ത് പണിയാണ്ല്ലെ. അതിന്റെ കേ കേസിന്റെ കാര്യല്ലേ അവര്. അവര് ചോദിക്കുന്നത് നിങ്ങള്‍ എടുക്കാൻ നേരം ഇതൊന്നുമല്ലല്ലോ പറഞ്ഞെ കൊറോണീം നമ്മള് പറഞ്ഞിട്ടൊന്നും അല്ലല്ലോ വന്നത്. ആ ഒരുപാട് പേരങ്ങനെ കടക്കെണിയിലായി ഇപ്പം ഏ അവര് *നോട്ട്‌ ക്ലിയർ* ആ.

സ്വകാര്യ വ്യക്തിയോട് ലോൺ എട് ഒരു പതിനാ ഒരു ലക്ഷം രൂപ അല്ലെങ്കി അമ്പതിനായിരം രൂപ എടുത്താൽ.

നൂറ്റിക്ക് പത്ത് രൂപ വെച്ച പലിശ വേടിക്കുന്നത്.

അത്രയോ പാവപ്പെട്ടവൻ തോന്നിയ രു ദയ തോന്നിയ തോന്നുന്നവരാണ് നമ്മക്ക് അഞ്ച് രൂപക്കെങ്കിലും തരുന്നത്.

നൂറിന് അഞ്ച് രൂപ പലിശ അത് വെച്ച് നോക്കുമ്പയാണി ഈ ഒരുമിച്ച് തുക കിട്ടുകയും ചെയ്യും കാര്യം നടക്കുകയും തവണയായി അടച്ചിട്ട് തീർക്കാം എന്നുള്ളതുകൊണ്ടാണ് പെണ്ണുങ്ങളെ ഈ ലോണൊക്കെ പെണ്ണുങ്ങൾക്കെ കൊടുക്കൊള്ളു. ഫിനാൻസ്കാരൊക്കെ ലോൺ പെണ്ണുങ്ങൾക്കെ കൊടുക്കൊള്ളു

ഭീഷണിപ്പെടുത്താനും അവര് കൃത്യമായിട്ട് അത് അടച്ചോളും എന്നുള്ള ഒരു.

ആ, അതല്ല അപ്പ ഈ ബാങ്ക്ന്ന് ലോണൊന്നും ആരും ശ്രമിക്കുന്നില്ലേ നമുക്ക് *നോട്ട്‌ ക്ലിയർ*. ബാങ്കില് ലോൺ ശ്രമിക്കാൻ നേരിട്ട് നമുക്ക് കൊടുക്കൂല. അതിന് നമുക്ക് അവര് പറയുന്ന അവര് പറയുന്നല്ല ഒരു.

ആ എന്താണ് പറയാ അവര് കുടുംബശ്രീ വഴി അങ്ങനെ സംഘങ്ങള് വഴിയേ കൊടുക്കൊള്ളു. അതായത് കുടുംബശ്രീലൊക്കെള്ള സ്ത്രീകളാവുമ്പം. അവർക്ക് റിസ്കില്ല.

സംഘക്കാര് സാറ് ക്ലോസീതേ പറ്റുള്ളു സംഘത്തിലുള്ള എല്ലാരും ഒപ്പിട്ട് കൊടുത്താലെ ലോൺ കിട്ടത്തൊള്ളൂ. ഇപ്പൊ പത്തങ്കങ്ങലുണ്ടേ ഈ പത്തങ്കങ്ങളും ഒപ്പിട്ട് കൊടുക്കണം അതിലൊരാൾക്ക് ലോൺ വേണ്ടെങ്കിൽ പോലും ഈ പത്ത് പേരും ഒപ്പിടണം. ഏ ഈ ഈ പത്ത് പേർക്കും ഈ കിട്ടുന്ന തുകക്കത്രയും ഉത്തരവാദിത്തമുണ്ട്.

ആ പേഴ്സണൽ ലോണുകൾ കിട്ടുവല്ലോ ബാങ്കിന്ന് അതൊന്ന് നിങ്ങള് വീട്ടമ്മമ്മാര്.

കൊടുക്കുമ്പോ നമ്മള്, ആ കൊടുക്കുമ്പോ നമ്മള് ഇത് ഫുള്ളടക്കേം വേണം.

നമ്മുടെ ഇൻ ഓരോ ലോൺ എടുക്കുമ്പോഴും ഇൻഷുറൻസും കട്ടീയുന്നുണ്ട് പക്ഷെ ആ കാശൊന്നും നമുക്ക് അവര് തരുന്നില്ല.

ഇപ്പ ഞാൻ ഫസ്റ്റ് എടുത്തത് ഏ പതിനായിരം. അതെടുക്കമ്പേന് പതിനഞ്ചെടുത്തു ഫസ്റ്റ് പതിനഞ്ച് അതില് നമുക്ക് പന്ത്രണ്ടെ കിട്ടൊള്ളു. പിന്നെ അത് ഇരുവത് ആയി ഇരുപത്തി നാലായി ഇരുവത് നാല് വരുമ്പം ഏ ഇരുവത്തൊന്നൊക്കെ കിട്ടും പിന്നെങ്ങനെ മുന്നോട്ട് പോവുന്തോറും ഇവര് മൂവായിരം വെച്ചും രണ്ടായിരം കിട്ടും അങ്ങനൊക്കെ ചെയ്യും അത് ഓരോ പ്രാവശ്യം.

അടവ് ആഴ്ച്ചേലുള്ളതുണ്ട് മുത്തൂറ്റേര് ആയ്ച്ചേലാണ്. മാസ് ആശിർവാദ് എന്ന് പറയുന്നത് മാസത്തിലൊരു തവണ.

ഉം അതെത്രയൊക്കെ വരും അമ്പതിനായിരം രൂപക്ക് എത്ര രൂപ.

അതെടുക്ക് ആ അമ്പതിനായിരത്തിന് രണ്ടായിരത്തി സംതിങ് വരുന്നുണ്ട് രണ്ടായിരത്തി എത്രന്നുള്ളത് എനിക്ക് ക്രിത്യമായിട്ട് അറിയത്തില്ല ഞാനത്രയും എടുത്തില്ലാത്തത് കൊണ്ട്. ഞാനെടുത്തത് മുപ്പത്തഞ്ചാണ്.

മുപ്പത്തഞ്ചാണോ നാപ്പത്തഞ്ചാണോ അതിന് വരുന്നത് എൺ എണ്ണൂറ്റി തൊണ്ണൂറ് രൂപയാണ്.

മുപ്പത്തയ്യായിരം രൂപക്ക് നമ്മള് അപേക്ഷിച്ചാലേ എത്ര രൂപ ഇവര് തരും.

പലതും പറഞ്ഞിട്ട് അത്രെ തരുള്ളുല്ലെ.

ഉം അവർടെ എഴുത്തുകൂലി എഴുത്തുകൂലി ആ നമ്മുടെ ഇൻഷൂറൻസ്.

പിന്നെ അവര് അതില് ഇൻഷൂറൻസില് വെക്കാൻ നമക്ക് വായിക്കാനുള്ള ആർക്കും എഴുത്തും വായനയും അറിയില്ലല്ലോ .അതിലും പ്രശ്നം വരുന്നുണ്ട് കാരണെന്തോയ്ച്ച. മുമ്പൊക്കെ അപകട മരണ ഇൻഷുറൻസ് ആത്മഹത്യക്ക് ആത്മഹത്യേതാലും നമുക്ക് പണം അടക്കാണ്ട് നമുക്ക് ആ തുക അവര് തിരിച്ച് തരുന്ന സംഭവണ്ടായിരുന്നു ഇപ്പം. ആത്മഹത്യ ചെയ്താലൊന്നും ക്യാഷ് കൊടുക്കില്ല അത് ലോൺ അടക്കണ്ട, ലോൺ അടക്കണ്ട, പക്ഷെ ഏ ക്യാഷ് തരില്ല അവര് നമ്മക്ക്.

ആ മുപ്പത്തൊന്ന് ആ അപ്പൊ നല്ല ലാഭാണ് ല്ലെ അവർക്കിത്. പറയാൻ പറ്റും പ ഏ കേക്കുന്നവര് ക്കെന്തായാലും മനസ്സിലാവുഅല്ലോ. ചുമ്മാതെന്തായാലും കേരളത്തിലിത്രയും ഫിനാൻസാര് മൈക്രോ ഫിനാൻസ് രക്ഷപ്പെടില്ലല്ലോ.

ആ ആ അപ്പിതങ്ങനെ ഇതിൻറെയൊരു രീതി ഇതെങ്ങനെയാണ് ഇവര് ജോയിന്റ് ആയിട്ട് കൊടുക്കണെ. ഗ്രൂപ്പുണ്ടാക്കും ഗ്രൂപ്പില് ഒരു ഗ്രൂപ്പില് പത്ത് പേരുണ്ടാവും ചിലപ്പോ ചെലപ്പോ ആറ് പേരുണ്ടാവും കൊറഞ്ഞതു അഞ്ചാറ് പേര് വേണം.

അവരെ ചേർത്ത് നമ്മളെ ക്ലാസ് വെക്കും, അടവിന്റെ കാര്യം ഏ ഇതെങ്ങനെ വരുന്നു ഇതെന്തിന് വേണ്ടി ഉപയോഗിക്കുന്നു, എന്നെല്ലാം അവര് പറയും നമ്മള് ആ ക്യാഷ് എടുക്കുന്നത് നമ്മളെ ഓരോ ആവശ്യങ്ങൾ പറഞ്ഞിട്ടാണ് കാർഷികം, അല്ലെങ്കി സ്വയം തൊഴില് അല്ലെങ്കില്‍ കല്ല്യാണം അങ്ങനെക്കെ പറഞ്ഞിട്ടാണ് ലോൺ എടുക്കാ.

എന്നിട്ടത് അനുവദിച്ച് കഴിഞ എത്ര നാൾക്ക് തിരിച്ചടവ് എങ്ങനെയാ എത്ര ദിവസത്തിന് ശെഷാ? കിട്ടുന്ന ആ ആഴ്ച അടക്കേണ്ടാത്തതുണ്ട് കിട്ടുന്ന ആ അയച്ച തൊട്ട് അടക്കേണ്ടതുണ്ട്.

കിട്ടുന്ന ആ ആയ്ച്ച തന്നെ അടച്ച് അടച്ചു തൊടങ്ങും ചെലര് ഏ ചെല ഫിനാൻസേര് ചിലത് ഒരാഴ്ച്ച വിട്ടിട്ട് പിറ്റേ ആഴ്ച്ച തൊട്ട് അടക്കണം.

അപ്പൊ എത്ര കാലാവധിയാ ഇത് തീർക്കാൻ. രണ്ട് വർഷം. ആ രണ്ട് വർഷം ഇങ്ങനെ അടച്ചോണ്ടിരിക്കണം ആയ്ച്ചേല് എത്രെ ആയിരം രൂപ വെച്ചോ. രണ്ട് വർഷാ. രണ്ട് വർഷം. ഏ ഇപ്പൊ ഇരുവത്തഞ്ച് ഇതൊക്കെ ആണെങ്കി മുന്നൂറ്റി ഇരുവത് വെച്ച് അടക്കേണ്ടി വരൊള്ളു. അതെ, അപ്പൊ ഒരു രണ്ട് മൂന്ന് ലോണുകൾ ഇത് പോലെ എടുത്താ വെ ഏ കൂലിപ്പണിയൊക്കെ ചെയ്യുന്ന പാവപെട്ട വീട്ടമ്മമ്മാരൊക്കെ ഏ ആകെ. പ്ര പ്രതിസന്ധിയാവും ല്ലെ.

ഉം പ്രതിസന്ധീന്ന് പറഞ്ഞ പോര അതാണ് പറഞ്ഞെ ആത്മഹത്യടെ വക്കിലെത്തും ന്ന് സ്പ്പോർട്ടിങ് സിസ്പോർട്ടിങ് സിസ്റ്റായിട്ട് വീട്ടിലൊരാള് കൂടി ഉണ്ടെങ്കി മാത്രെ ഇത് മുന്നോട്ട് പോവാമ്പറ്റൊള്ളു.

നമ്മളെ അടവ് മൊടങ്ങാതിരുന്നാലെ അവര് ഏ നമുക്ക് വീണ്ടും ലോ ലോണനുവദിക്കൊള്ളു.

ആ, അപ്പോം ഇത് അടവ് മുടങ്ങി കഴിഞ്ഞാ ഇവര് യഥാർത്ഥ സ്വഭാവം പൊറത്തെടുക്കും ല്ലെ. പിരിവ് പിരിവിനു വരുന്നവർക്കും പ്രഷറുണ്ട് ഈ പൈസേള് പിരിക്കാൻ വരുന്നവർക്കും പ്രഷറുണ്ട് അവരും നമ്മളെ ഭീഷണിപ്പെടുത്തി ഇങ്ങനെ വിളിച്ചോണ്ടെ ഇരിക്കും. അപ്പൊ കിട്ടാണ്ടായി കഴിയുമ്പം നമ്മള് മുങ്ങും അന്നേ ദിവസം സ്ഥലത്തു നിന്ന് മാറാ എന്നുള്ളതാണ് അന്നത്തെ. ഫോൺ എടുക്കാതിരിക്ക എന്ത് ചെയ്യാനാ അടക്കാൻ ക്യാഷ് വേണ്ടെ.

ആ ഒരു ജോലിക്ക് പോണ സാധാരണ സാധാരണ തൊഴിലുകൾക്കൊക്കെ പോണ ആൾക്കാർക്ക് ലോൺ തിരിച്ചടക്കാൻ ള്ള പൈസെ കിട്ടുന്നുണ്ടാവൊള്ളു ല്ലെ, നിത്യ ചെലവിന് പൈസ എടുക്കാൻ ഇണ്ടാവില്ല ലെ.

അഞ്ഞൂറ് രൂപേയും കൊണ്ട് കടെ പോയ എന്ത് സാനം കിട്ടും. ഒരു വീട്ടിലേക്കുള്ള എന്തെങ്കിലും സാനം കിട്ടോ. ഏ കടകൾ ല് എൻ എനിക്കറിയാവുന്നത് വെച്ച് കടകൾ ല് പറ്റായിട്ട് വീട്ടാൻ വേണ്ടീട്ട് ലോൺ എടുക്കുന്ന ആൾക്കാരുണ്ട്.

ഏ കടയിൽ പറ്റ് കൂടി കഴിയുമ്പം കടക്കാരൻ പ്രശ്നമാക്കും. അപ്പൊ പിന്നെ പത്തും പതിനയ്യായിരം രൂപയും കടേല്ണ്ടെങ്കി ഏ നിക്കുന്ന ലോൺ ക്ലോസീത് ഈ ലോണുകൾ വീട്ടാൻ വേണ്ടി തന്നെ. ഒരു കടമെടുക്കും.

അതെയോ അപ്പൊ എന്താ പറയാ പണിക്ക് പോയാലും ലോണടക്കാനെ തെകയുള്ളു നിത്യ ചെലവിനും കുട്ടികളുടെ കാര്യത്തിനൊക്കെ.

അതെ ആ ഒരു കടക്കെണിയാണല്ലെ ഭീമമായ ഒരു. കടക്കെണീന്നു പറഞ്ഞാൽ ഇത്രയും വലിയ കടക്കെണി ശരിക്കൊരു കണക്കെടുത്തു കഴിഞ്ഞാൽ. ഒരു പഞ്ചായത്തില്. ലോണില്ലാത്ത ആൾക്കാര് വിരലിലെണ്ണാവുന്നവരെ കാണൊള്ളു.

അതിനി അവരോട് ചോദിച്ച് സർവേ പോലും നടത്തിയ മനസ്സിലാകാം ഇതിന്റെ അവസ്ഥ എന്താന്നുള്ളതും അവരുടെ മാനസിക സംഘർഷം എന്തെന്നാള്ളുതും. കൂടെയുള്ള നമ്മളിപ്പം പൈസ അടക്കാതിരുന്നാൽ നമ്മുടെ കൂടെ തന്നെയുള്ള സ്ത്രീകൾ പോലും. നമ്മളെ ഓരോ പറഞ്ഞു കളയും.

നമ്മള് പൈസ അടച്ചില്ലെങ്കി അവര് പിരിവിട്ട് എല്ലാരും കൂടി ഷെയറീത് അതൊന്ന് അടക്കാൻ പറയും. പിരിവിന് വരുന്നവര്. അതവരേ കൊണ്ട് പറ്റില്ലല്ലോ.

ആ ഇപ്പൊ പിന്നെ അങ്ങനെ ഒരു ഇതുണ്ടായിരുന്നു പിന്നെ അതങ്ങു മാറ്റി. ഏ അവരടക്കുന്നില്ലെങ്കി അവരോട് തന്നെ മേടിച്ചോ എന്നുള്ള. ഏ വർത്താനത്തിലെത്തി അപ്പൊ പിന്നെ അത്.

അല്ല അത് നിയമം അങ്ങനെ അവരത് ലോണിന്റെ നിയമം ആക്കിയോ അതോ. നിയമം അങ്ങനെ ആയിരുന്നു ആദ്യം, ഇപ്പം അങ്ങനെ ആരോടും അടക്കാൻ പറയുന്നില്ല.

ആദ്യമൊക്കെ ഞാനൊക്കെ അടക്കാണ്ടിരിന്ന സമയത്ത് ഞങ്ങളങ്ങനെ അടച്ചിട്ടുണ്ട്.

നാലും അഞ്ചെണ്ണത്തിലും കുടുങ്ങി പോവുഅല്ലെ.

കൂലിപ്പണിക്ക് പോവുന്ന ഒരു സാധാരണ വീട്ടമ്മേടെ ഒരു മിനിമം കപ്പാസിറ്റി അതേയുള്ളു.

അതേല്ലെ ഞാന് അയൽകൂട്ടത്തിലിങ്ങനെ പറയുന്ന കേട്ടെ നിങ്ങളൊന്നും അടച്ചിട്ടില്ല പ്രശ്നാണ് എന്ന പറയുന്ന കേട്ടു അതാ ചോയ്ച്ചത്.

ആ വിളിക്കും അവര് ഹെഡ് ഓഫീസ്ന്ന് വിളിക്കും തിരുവനന്തപുരത്ത് നിന്നും വിളിക്കും എറണാകുളത്ത് നിന്നും വിളിക്കും ഉം സെന്ററീന്നും വിളിക്കും.

നമ്മള് ഫോണെടുത്തു സൗമ്യമായി കാര്യം പറയും കാരണന്തോയ്ച്ച നമ്മള് എടുത്ത കാശല്ലേ. നമ്മള് കേൾക്കാൻ ബാധ്യസ്ഥതരാണെന്നുള്ളതാണ് അപ്പൊ കേസൊക്കെ കഴിഞ്ഞയിയുമ്പം ഹെഡ് ഓഫീസാര് പിന്നെയും സംസാരിക്കണ മയാണ് ബ്രാഞ്ച് ക്കാരാണ് നമ്മളെ.

എന്ത് ബുദ്ധിമുട്ടാല്ലെ ഉം.

ആ അപ്പൊ ഞാനിത് പറയാൻ വേണ്ടീട്ടെ.

ആ എന്ത് പറയാൻ സുഖം സ്വസ്ഥം സമാധാനം ബാധ്യത ഒഴിച്ചാൽ.

ആ എന്നാ ശെരി ഞാൻ പിന്നെ വിളിക്കാവെ.